ഹലോ

ഞാൻ വിളിച്ചത് നമുക് കുറച്ച് നേരം യാത്ര എന്ന വിഷയത്തിൽ സംസാരിച്ചാലോ ആഹ് യാത്രയെ കുറിച്ച് സംസാരിക്കാം മ്മ്ഹ് യാത്ര കുറിച്ച് പറയണെങ്കി ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ള അവരുടെ ഹോബികളിൽ ഒന്നായിരിക്കും യാത്ര എന്നുള്ളത്

ആഹ് യാത്ര എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ ഏതൊരു മനുഷ്യനും ഏത് കൊറേ സമയം പല നാടുകൾ കാണാ പല വസ്തുക്കൾ കാണാ പല ആഹ് അത്ഭുതങ്ങൾ കാണാ ഇതെല്ലാമാണല്ലോ യാത്രയിൽ പ്രധാനമായിട്ട് നടക്കുന്നത് അതെ അത് ഓരോ യാത്രയും ഓരോരുത്തർക്ക് ഉണ്ടാക്കി തീർക്കുന്നത് വെത്യസ്ത അനുഭവങ്ങൾ ആയിരിക്കും

നിങ്ങളെ സംബന്ധിച്ചടുത്തോളം ഏത് യാത്രക്കാണ് നിങ്ങൾ മുൻഖണന നൽകുന്നത് ആഹ് ഇപ്പൊ നമ്മൾ ഒരു ജീവിതാന്തരീക്ഷം വെച്ച് ആദ്യമൊക്കെ നമ്മളൊരു ഏഹ് നമ്മളെന്നെ കൊറച്ചൊക്കെ ഈഹ് ഒരു പറ്റ ഗ്രാമം ഗ്രാമം എന്നുള്ള ഒരു രീതിയിൽ ആയിരുന്നില്ലല്ലോ നമ്മൾ ഒന്നും ജീവിച്ച് വന്നിരുന്ന് പിന്നെ നമ്മൾ ഈഹ് ഇപ്പൊ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം അഹ് ജോലി ഈയൊരു ഗ്രാമ കേന്ദ്രികരിച്ചിട്ടുള്ള ജോലി ആയതു കൊണ്ടാണോന്ന് അറിയില്ല ഈ ഗ്രാമങ്ങളിലൂടെ ഉള്ള യാത്രക്ക് ഒന്നുകൂടി രസാണ്

അഹ് ഒന്നുകൂടി താല്പര്യം ഇപ്പൊ കൂടി തുടങ്ങീട്ടുണ്ട് ആഹ് അതെയതെ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളെ ജീവിതത്തിലെ യാത്ര ഏതായിരുന്നു യാത്ര മറ്റേ ഇതല്ല ഞാന് ആദ്യായിട്ട് ആഹ് അലിഗഡ് യൂണിവേഴ്സിറ്റി ആഹ് അലിഗഡ് സർവകലാശാലയിലേക്ക് ഒരു വട്ടം പോകാനുള്ള ചാൻസ് കിട്ടിയിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ആണ് മ്മ്ഹ് അത് വല്ലാത്തൊരു എക്‌സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കി എന്താ പറയാ അത്ഭുതം അല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു യാത്രയായിരുന്നു ആ യാത്രയിൽ ഏഹ് നമുക്ക് തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ആഹ് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ആഹ് നമ്മൾ ഈഹ് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് അന്ന് യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ

ഏഹ് നമുക്ക് ഓരോ ആളുകൾ ഓരോ നാട്ടിലെ മണവും കറക്റ്റ് അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാൻ ഇപ്പൊ ഏസി ആണെനുണ്ടെങ്കിൽ അതില് ഈഹ് അത്രക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റില്ല ഓരോ ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഒരു യാത്ര ഉണ്ടല്ലോ അതിൻ്റെ ഏഹ് ഫീലിംഗ് നമ്മളെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു യാത്രയിൽ പിന്നെ ആഹ് യാത്ര കഴിഞ്ഞ് അഹ് ഒരു അവിടെ സർവ്വകലാശായിൽ എത്തിയതിന് ശേഷം ഉണ്ടായ ഒരു അവസ്ഥന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ചെറിയ ചെറിയ ആഹ് ഈ ഗല്ലികൾ പോലത്തെ ഏരിയകൾ ഒക്കെ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന അത്ഭുതം ആശ്ചര്യം ഇതുവരെ കാണാത്ത ഒരു ലോകം കാണെ ഏഹ് നമ്മൾ അനുഭവിക്കാത്ത ഒരു ഒരു നാടിനെ അനുഭവിക്ക എന്നൊക്ക പറയുമ്പോ അത് തീർത്തും

ആഹ് നിങ്ങൾ അന്ന് ഒറ്റക്കാണോ യാത്ര ചെയ്തത് അല്ല അന്ന് എൻ്റെ കൂടെ വേറൊരു സുഹൃത് കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ യാത്രകളിൽ ആരൊപ്പം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് കൂട്ടത്തിൽ അങ്ങിനെ പ്രത്യേകിച്ച് ഈഹ് ഒരു ഇന്നാലിന്ന അളന്നെ ഉണ്ടാവനം എന്നില്ല പക്ഷെ ഏറ്റവും അ അടുത്ത സുഹൃത് നമ്മുട കൂടെ ഉണ്ടാവണം എന്നാണ് ഏറ്റവും നന്നായി തോന്നെ ഏറ്റവും യാത്രയിൽ നമ്മളോട് അപ്പൊ കാരണം നമ്മളോട് സംസാരിക്കാനും ഒക്കെ ഏറ്റവും നമ്മളോട് തന്നെ ഏറ്റവും അടുത്ത ഒരാള് കൂടെ ഉണ്ടാവാണം എന്നാണ് ഈടാവ്ഉം നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം ആണ് അത് ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കൂടെ യാത്ര ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ

ഓഹ് ഒരു യാത്ര വർണാഭമാക്കാൻ എന്തെല്ലാം ആയിരിക്കും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വര അത് നമ്മൾ സാഹചര്യത്തിന്ന് അനുസരിച്ച് വർണാഭമാക്കലല്ലേ അത് ആഹ് ആദ്യം നമ്മൾ തയ്യാറായിട്ട് ഇവിടെ പോയിട്ട് ഇന്നത് ചെയ്യണം ഇവിടെ പോയിട്ട് ഇന്നത് ചെയ്യണം എന്ന് എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമെങ്കിലും

മ്മ്ഹ് എന്ത് മുഖേന പോകാനാണ് കൂടുതൽ താല്പര്യം അത് ട്രെയിൻ യാത്രക് അതിന്റേതായിട്ടുള്ള ഒരു സുഖം ഉണ്ടല്ലോ തീവണ്ടീൽ യാത്ര ചെയ്ത് പോവാന്ന് പറയുമ്പോ ബസിൽ പോകുന്നതിനെക്കാളൂം ഏറ്റവും ഒരു നന്നായി പോകുന്ന നന്നായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആഹ് യാത്രയായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ട്രൈനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ട് ഒരു ക്ഷീണം തോന്നാത്ത അങ്ങിനത്തെ ഒരു അനുഭവം ഉണ്ട്